നമസ്ക്കാരം ആഹ് അപ്പൊ എന്തൊക്കെയുണ്ട് സുഖായിട്ടിരിക്കുന്നോ? സുഖായിട്ടിരിക്കുന്നു. അപ്പൊ ആഹ് നമുക്ക് ഈ സാങ്കേന്തിക വിദ്യയെ പറ്റിയിട്ട് അറിയായിരിക്കുമല്ലോ അല്ലേ?

അറിയാം അറിയാം അതേപ്പറ്റി അറിയാത്തതായിട്ട് ആരും ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. അപ്പൊ ഈ സാങ്കേന്തിക വിദ്യയില് നമ്മള് ഇന്ന് ഈ ജീവിക്കുന്ന ഈ നൂറ്റാണ്ടിൽ നമ്മുടെ ജീവിതം ന്ന് പറഞ്ഞാൽ ഒരു ഏഹ് ഏറെ കുറേ പറഞ്ഞാൽ പോര മുഴുവനായിട്ടും

കാരണം ഇന്നത്തെ ഈ ഒരു നൂറ്റാണ്ടില് പല പല ഏഹ് കണ്ടു പിടുത്തങ്ങളും സാങ്കേന്തിക വിദ്യയിലൂടെ വന്ന പല കാര്യങ്ങളും നമ്മക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മള് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ്. അപ്പൊ അത്തരത്തില്

ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് പറയാനായിട്ട്. അതിലൊന്നൊരു ഏഹ് കാര്യമെന്ന് വെച്ചാൽ വാഹനങ്ങളുടെ ചക്രം ആഹ് അതെ അതെ പിന്നെ ഈ ഇപ്പം യാത്രക്കാർക്ക് ആവശ്യമായ വാഹനം അതിൽ നിന്നുള്ള ചക്രം അതെ അപ്പൊ ഇന്നത്തെ കാലത്ത് വാഹനങ്ങൾ ഇല്ലാത്തതായിട്ട് വളരെ ചുരുക്കം പേരെ കാണുത്തോള്ളൂ. ഒരു വീട് എടുത്ത് കഴിഞ്ഞാൽ വാഹനം എന്തായാലും ഉണ്ടാവും. അപ്പൊ അവർക്ക് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു അതെ വാഹനം ഇല്ലാതെ നമുക്ക് ഇന്ന് എവിടെയും പോവാൻ സാധിക്കാത്ത രീതിയിലായി മാറി. അതെ അതെ അപ്പൊ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കാൻ വാഹനം ആവശ്യമാണ്. അപ്പൊ അതിന് ഈ ചക്രത്തിന്റെ ഈ ഒരു ഉത്ഭവം വളരെ അധികം സഹായിച്ചിട്ടുണ്ട്. ഇല്ലെങ്കി നമുക്ക് വാഹനം ഉപയോഗിക്കാനേ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നേനെ. പിന്നെ അതെ പോലെ അതെ അതെ വിമാനം ദൂര ദേശങ്ങളിൽ ഒക്കെ പോണം എന്നുണ്ടെങ്കില് നമുക്ക് പണ്ടൊക്കെ അതിനൊക്കെ ഭയങ്കര ദിവസങ്ങൾ ഒക്കെ എടുക്കുമായിരുന്നു. ഇന്ന് നമുക്ക് കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ മറ്റൊരു രാജ്യത്ത് തന്നെ എത്താൻ പറ്റും.

അതെ അതെ തീർച്ചയായിട്ടും. അപ്പോ രാജ്യങ്ങൾക്ക് ഇടയിലുള്ള ഒരു സഞ്ചാരവും വളരെ അധികം ഈ ആഹ് സാങ്കേന്തിക വിദ്യയിലൂടെ നമുക്ക് വളരെ പെട്ടെന്ന് കൈവന്നിട്ടുണ്ട് അല്ലേ? അതെ പ്രകാശ വേഗത്തിൽ നമ്മുടെ കൈകളിൽ എത്തിയിട്ടുണ്ട്. അതെ അതെ അപ്പൊ പ്രകാശ വേഗത്തിൽ എങ്ങനെ പ്രകാശ വേഗം ന്ന് പറ അതിലും അതിനെയും വിജയിക്കാനുള്ള തയാറെടുപ്പിലാണ് ശാസ്ത്ര ലോകം ഇന്ന്. ഈ സാങ്കേന്തിക വിദ്യയിലൂടെ പ്രകാശ വേഗതയെ പോലെ നമ്മള് തോൽപ്പിക്കാനുള്ള സഞ്ചാരത്തിലാണ് ഉണ്ടാവുന്നത്.

അത് പോലെ തന്നെ പണ്ടുള്ള കാലങ്ങളിൽ നമുക്ക് അറിയാം. ഈ ഉന്തു വണ്ടികളും കാള വണ്ടികളും ഒക്കെ ആയിരുന്നു ലോകത്തിലുണ്ടായിരുന്നത്. എന്നാൽ ഈ സാങ്കേന്തിക വിദ്യയുടെ ഒരു ഉത്ഭവത്തോട് കൂടിയാണ് അത് നമ്മൾ വാഹനങ്ങൾ നമുക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന

വാഹനങ്ങളിലേക്ക് നമ്മള് കൊണ്ട് വന്നത്. അപ്പോ ഈ ഹ്മ് അത് മാത്രമല്ല കൃഷിയിടങ്ങളിൽ വ്യവസായം വിനോദം പല സാങ്കേന്തിക വിദ്യ നമുക്ക് ഏറെ പരിതാപകരമായിട്ടുണ്ട്. അതെ അതെ തീർച്ചയായിട്ടും കാരണം ഇതിന്റെ ഒരു ആഹ് ആഹ് ഇതിന്റെ കാര്യം ന്ന് പറഞ്ഞാൽ ഏഹ് പല പല വിഭാഗത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എല്ലാ ഏറെ കുറേ എല്ലാ സ്ഥലങ്ങളിലും ഇതിന്റെ ഒരു കാര്യങ്ങളാണുള്ളത്. സാങ്കേന്തിക വിദ്യയുടെ കാര്യങ്ങളാണ് കൂടുതൽ ആയിട്ടും ഉള്ളത്. പണ്ട് ഇരുപതാം നൂറ്റാണ്ടിൽ നമുക്കറിയാം. അവിടെ തന്നെ ഇരുപതാം നൂറ്റാണ്ടിൽ തന്നെ കുറേ ശാസ്ത്രങ്ങൾ വന്നിട്ടുണ്ട്. ശാസ്ത്രീയ നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആഡംബരമായി ജീവിതങ്ങൾ ആയാലും പല ആഡംബരങ്ങളും കൊണ്ട് വരാൻ സാധിച്ചു. എന്നാൽ എനിക്ക് തോന്നുന്നു ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് എന്ന് പറയുമ്പോൾ അതിനെയും മറികടക്കുന്ന ഒന്നായിരിക്കും അല്ലേ? അതെ നമുക്ക് ഇപ്പൊ തന്നെ കുറേ ഉപഗ്രഹങ്ങൾ നമുക്ക് സ്വന്തമായി തന്നെ വിടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏഹ് അതായത് നമ്മുടെ ഇന്ത്യക്ക് സ്വന്തമായി ഉപഗ്രഹങ്ങൾ തന്നെ വിടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതെ അതെ പല സ്ഥലങ്ങളിലേക്കും നമുക്ക് ഉപകരണങ്ങൾ വിടാനുണ്ട്. സൈനികവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇതിനെ പറയാം ല്ലേ?

ഹ്മ് അത്തരത്തിലെന്തെങ്കിലും പറയാൻ സാധിക്കോ? സൈനികവുമായിട്ട് സാങ്കേന്തിക വിദ്യയുമായി ചേർക്കുന്ന രീതിയില് സൈനികത്തിന് പല രീതിയില് സഹായിച്ചിട്ടുണ്ട്. ഏഹ് പണ്ട് കാലത്തൊക്കെ നമ്മള് കൂടുതൽ ഉപകരണങ്ങൾ ഒക്കെ ഉപയോഗിച്ചു. ഇപ്പൊ സാങ്കേന്തിക വിദ്യയുടെ സഹായത്താൽ പല തരം ഏഹ് ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ സജ്ജരായി. നമ്മളെ ആക്രമിക്കാൻ വരുന്ന രാജ്യങ്ങളെ നമുക്ക് അവരെ ചേർത്ത് പിടിക്കാനായിട്ട് ഏഹ് വളരെ അധികം സഹായിച്ചിട്ടുണ്ട്. അതെ അതെ സൈനികം അല്ലെങ്കിൽ സൈനിക സാങ്കേന്തിക വിദ്യയില് തുടർച്ചയെ വളർച്ച എന്ന് പറയും പോലെ കൂടുതൽ സംഹാര ശേഷിയുള്ള ആയുധങ്ങൾ കൊണ്ട് വന്നുവല്ലേ? പഴയ ആയുധങ്ങളെക്കാൾ കൂടുതൽ കുറച്ചും കൂടി സംഹാര ശേഷി ഉള്ളത് ആക്കി കൊണ്ട് വന്നിട്ടുണ്ട്.

അപ്പൊ ഈ ഒരു വിസ്മയങ്ങളുടെ കലവറ തന്നെയാണ്. നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. അപ്പൊ ഇനി വരുന്ന ഒരു ഏഹ് കാലഘട്ടത്തിൽ ഇതിലും മികച്ച ഒരു സാങ്കേന്തിക വിദ്യയിലൂടെ നമുക്ക് ഒരുപാട് ഇതിലും വല്യേ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും എന്നാണ് നമ്മക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാണുമ്പോ തന്നെ അല്ലേ? അപ്പൊ ഇപ്പൊ തന്നെ അത്യാദുനിക ഒരു അത്യാദുനികമായ ഒരു ശാസ്ത്രീയ രംഗമായിട്ട് മാറിയിരിക്കുകയാണ്.

അതെ അങ്ങനെ വന്ന് കൊണ്ടിരിക്കുകയാണ് റിയൽ ആയിട്ട് ആഹ് . അപ്പൊ സംസാരിക്കുന്ന തിന് നന്ദി